ഇപ്പോ നമ്മുടെ വിഷയം വിദ്യാഭ്യാസമാണ്. ഏതൊരു മനുഷ്യനും വേണ്ട ഒരു കാര്യമാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഡിഗ്രീ എടുത്തത് കൊണ്ടോ ബിരുദമെടുത്തത് കൊണ്ടോ അല്ലെങ്കില്

ഒരിക്കലും അത് വിദ്യാഭ്യാസമല്ല. അപ്പോ മറ്റുള്ള ആളുകളോട് പെരുമാറുന്നത് അടക്കം ഒരു വിദ്യാഭ്യാസമാണ്. അപ്പോ പണ്ടുകാലങ്ങളില് ഗുരുകുലവിദ്യാഭ്യാസത്തില് നമ്മള് ചെയ്യേണ്ട കാര്യങ്ങൾ മുതല് ലോകത്തെ പ്പറ്റിയും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയായിരിന്നു വിദ്യാഭ്യാസമുണ്ടായിരുന്നത്. അപ്പോ ഒരു മനുഷ്യൻ എങ്ങനെ പെരുമാറണം നമ്മളുടെ കാർമങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ആ ഒരു ഗുരുകുല വിദ്യാഭ്യാസത്തില് പണ്ട് കാലങ്ങളില് പടിപ്പിച്ചിരുന്നത്. അപ്പോ ഞാൻ ഒരിക്കലും പൊക്കി പറയുന്നതല്ല.പക്ഷേ എന്നിരുന്നാൽ പോലും വിദ്യാഭ്യാസം അന്ന് തുടങ്ങുന്നത് അങ്ങനെയാണ്. ആ ഇന്നത്തെ കാലഘട്ടത്തില് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോ ഇന്നു നമുക്ക് ഒരു പലതും നമ്മള് പടിക്കുന്നത് നമുക്ക് ജീവിതത്തില് ഉപകാര പ്പെടാത്ത കാര്യങ്ങളാണ് നമ്മള് പടിക്കുന്നത്. പഴയ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാല് ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്രഥമുള്ള കാര്യങ്ങളിൽ നിന്നു തുടങ്ങിയിട്ടാണ് നമ്മള് മറ്റ് കാര്യങ്ങളിലോട്ട് എത്തുന്നത്. ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ ഒരു മാറ്റം അതാണ്.

കേവലം നമ്മൾ കാണാതെ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ടത് നമ്മൾ പെരുമാറണം നമ്മൾ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് അതെങ്ങനെ പ്രയോഗികമായിട്ടു ചെയ്യാൻ പറ്റും കാര്യങ്ങൾ എന്ന് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റണം നമ്മൾ താഴെ തട്ടിൽനിന്നു പഠിച്ചു തുടങ്ങേണ്ടതാണ് ചെറിയ കാലം തൊട്ട് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളെ പരിശീലിപ്പിക്കേണ്ട കാര്യങ്ങളാണ് ചെയ്യണം എന്ത് ചെയ്യണം എവിടെ ചെയ്യണം എപ്പോ ചെയ്യണം അതൊക്കെ നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ തന്നെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതിയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് അല്ലാതെ കുറച്ചു കാര്യങ്ങൾ കാണാതെ പഠിച്ചത് കൊണ്ട് വിദ്യാഭ്യാസം കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ജീവിതത്തിലെ കാര്യം ഗൗരവമായിട്ട് ജീവിതത്തെ കാണേണ്ട സമയത്തു നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം അതാണ് ശരിക്കും വിദ്യാഭ്യാസത്തിന്റെ മൂല്യമായിട്ട് കണക്കാക്കേണ്ടത് അപ്പൊ നമ്മളെ അത് കുഞ്ഞു നാളിലെ ശീലിപ്പിക്കേണ്ടത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഒരു കടമയാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ആണ് നമ്മൾ ജീവിതത്തെ എങ്ങനെ പ്രയോഗികമായിട്ടു നോക്കി കാണണം അതിനെ എങ്ങനെ പരിശീലിപ്പിക്കണം വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തെ പാട് പറയുമ്പോ നമ്മള് നമ്മളുടെ ആദിനാരായണൻ പറഞ്ഞ പോലെ തന്നെ നമ്മള് കുറെ കാര്യങ്ങള് ചെറുപ്പത്തിലേ തന്നെ പടിക്കാനുണ്ട്. അപ്പോ കുറെ ശീലങ്ങൾ തുടങ്ങി നമ്മളുടെ വിദ്യാഭ്യാസം വഴി നമുക്ക് കൈവരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു പഴഞ്ചൊല്ല് പറയുന്നത്പോലെ ചൊട്ടയിലെ ശീലം ചുടലവരെ. അപ്പോ നമ്മളുടെ ചെറുപ്പം തുടങ്ങിയുള്ള വിദ്യാഭ്യാസത്തിൽ നിന്നു കിട്ടുന്ന നമ്മളുടെ ശീലങ്ങൾ തന്നെ ആയിരിക്കും നമ്മളുടെ മുന്നോട്ടുളള ജീവിതത്തിന്റെ വിജയത്തിനും കാര്യങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ആ ഏറ്റവും വളരെ സൂക്ഷ്മമായിട്ട് വേണം വിദ്യാഭ്യാസ രീതികൾ ക്രമീകരിക്കാനായിട്ട് അപ്പോ വായിതോന്നിയാതൊന്നും, ആവശ്യമില്ലാത്തതൊന്നും പടിപ്പിക്കാതെ നമുക്ക് ജീവിതത്തിന് ആവശ്യമുള്ളതും അറിഞ്ഞിരിക്കേണ്ടതും മൂന്നോട്ടുള്ള ബിരുദത്തിന് അവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയാണ് കൂടുതൽ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. അത്പോലെ തന്നെ ആ വിദ്യാഭ്യാസത്തെ നമ്മള് പഴയ കാലഘട്ടത്തില് ആണെങ്കില് ഈ പറഞ്ഞ പോലെ ഗുരുകുലവിദ്യാഭ്യാസമാണ്. അപ്പോ അന്ന് എന്തുപറഞ്ഞു കഴിഞ്ഞാലും വളരെ ചിട്ടയായിട്ടുള്ള നാല് മണിക്ക് വളരെ പ്രഭാതത്തില് എഴുന്നേൽക്കുക നമ്മളുടെ യോഗ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ധ്യാനം മറ്റ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടാണ് നമ്മള് പഠനത്തിലോട്ട് കടക്കുന്നത്. പക്ഷേ എന്നാലും അത് പ്രകൃതിയോട് കൂടുതലും ചേർന്നിട്ടുള്ള പടനമാണ് പഴയ കാലഘട്ടത്തില്ഉ ള്ളത്ഇ ന്നിപ്പോ അത് ക്ലാസ് മുറികളില് ഒതുങ്ങി പോകുന്ന ഒരു പഠന രീതിയാണ് നമുക്കുള്ളത്. അത് പോലെ തന്നെ പാടിക്കുന്ന കാര്യങ്ങൾ എന്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പടിക്കുന്നത് എന്നും അതുപോലെ തന്നെ ഒരു തൊഴിൽ രഹിതമായ ഒരു പഠന രീത് പഠന രീതി ഇല്ലാത്തത്തിന്റെ ബുദ്ധിമുട്ടും ഇന്ന് നമ്മുടെ നാട് നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങള് വച്ച് നോക്കുമ്പോ നമുക്ക് പഠന സമയം ഒരുപാട് കൂടുതലാണ്.

ചാപ്റ്റർ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാല് അവസാനിക്കുന്നത് ഒരു നാലരയാകും നാലര കഴിഞ്ഞ് ആ കുട്ടിക്ക് വീട്ടിൽ പോയിട്ട് വിദ്യാലയത്തിലെ ഒരുപാട് ജോലികള് ചെയ്തു തീർക്കാനുമുണ്ട്.അപ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് മറ്റ് കാര്യങ്ങളിൽ എറപ്പെടാനുള്ള ഒരു ഒരു ബുദ്ധിമുട്ട് ആ ഒരു സമയം കിട്ടാതെ വരുന്ന ആ ഒരു സാഹചര്യം ആണ് നമ്മൾ ഇപ്പോ കണ്ടു വരുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോ ഉള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾക്ക് മറ്റ് മേഖലയില് പ്രവർത്തിക്കാനും മറ്റ് മേഖലയില് മേഖലയിലോട്ട് പോകുവാനുള്ള സമയം ഇന്നത്തെ വിദ്യാഭ്യാസ രീതി കൊടുക്കുന്നില്ല. അത് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലാണത് കണ്ടു വരുന്നത്. പുറം നാടുകളെ വച്ചു നോക്കുമ്പോ നമ്മുടെ നാട്ടില് അതിനു വേണ്ടിയിട്ടുള്ള സമയവും പ്രാധാന്യവും ഇന്നും കൊടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഹരി പറഞ്ഞ കാര്യത്തോട് പൂർണമായും യോജിക്കുന്നു കാരണം നമ്മൾ ഇപ്പോൾ വിദ്യാലയത്തിലാണെങ്കിലും കലാലയത്തിലാണെങ്കിലും നമ്മൾ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും ചിലവഴിക്കുന്ന രണ്ടു സ്ഥലങ്ങളാണ് ഇത് . അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് വിദ്യാലയത്തിലും കലാലയത്തിലും രാവിലെ തൊട്ടു വൈകുന്നേരം വരെ നമ്മൾ അവിടെ ഇരുന്നു അവിടുന്ന് പഠിപ്പിക്കുന്നത് എല്ലാം പഠിച്ചു വീട്ടിൽ വന്നു അവിടുന്ന് തരുന്ന ജോലികൾ എല്ലാം ചെയ്തു തീർക്കുമ്പോഴേക്കും നമ്മുടെ ഒരുദിവസം അങ്ങനെ തീരുകയാണ് പക്ഷെ അവിടെ നമ്മൾ പഠിപ്പിക്കുന്ന പലതും പിന്നീടുള്ള ജീവിതത്തിൽ നമുക്ക ഉപകാരപ്രദമാകാതെ വരുന്ന അവസ്ഥയുണ്ട് അപ്പൊ നമ്മൾ ജീവിതത്തിന്റെ നല്ലൊരു പങ്കും ചെലവഴിച്ചു പഠിക്കുന്ന കാര്യങ്ങളിൽ പലതും നമുക്ക് പിന്നീട് ഉള്ള ജീവിതത്തിൽ ഉപയോഗിക്കപെടാതെ പോവുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ അധ്വാനവും പ്രയത്നവും പാഴായി പോവുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ അവിടെ കാണുന്നത് നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒരുപാട് പുരോഗതിയിൽകൂടി മുന്നോട്ട് പോവുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യത്തെ നോക്കിക്കാണാൻ ആർക്കും സാധിക്കാതെ പോകുന്നുണ്ട് നമ്മൾ ഇത്രയും നേരം ചിലവഴിച്ചു പഠിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും നമുക്ക് ഉപയോഗപ്രദമാകണം നമ്മൾ ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചു പാഠ്യപദ്ധതി രൂപപ്പെടുത്താൻ ഇവിടെ ആരും തയ്യാറാവുന്നില്ല എന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് പക്ഷെ അതിൽ എത്ര കാര്യങ്ങൾ പിന്നീടുള്ള ജീവിതത്തിൽ പ്രയോജനമാവുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ചിന്തിച്ചു അതിനെ അടിസ്ഥാനപെടുത്തികൊണ്ട് പാഠ്യ പദ്ധതി രൂപപ്പെടുത്താൻ വേണ്ടപ്പെട്ടവർ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് കാരണം പിന്നീട് ജീവിതത്തിൽ നമ്മൾ ഈ വിദ്യാലയവും കലാലയവും കടന്നു നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ തൊഴിൽ അധിഷ്ഠിതമായിട്ടു നമുക്ക് ഒന്ന് ചെയ്യാൻ അറിയില്ല

അപ്പോൾ അങ്ങനെ ഒരാവസ്ഥയിലൂടെ ഒരാൾ കടന്നുപോവുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ചെറുപ്പത്തിൽത്തന്നെ ഒഴിവാക്കാനുള്ള രീതിയിലേക്ക് പാഠ്യപദ്ധതി രൂപപ്പെടുത്തിക്കൊണ്ട്

വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ തുടക്കത്തിന് വഴിവെക്കുകയും പിന്നീടുള്ള ജീവിതത്തിനുനമ്മുടെ യുവ തലമുറയുടെ വികസനത്തിന് അത് വളരെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ;ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ തീർച്ചയായിട്ടും അത്പോലെ തന്നെ അതിന്റോപ്പം വേറെ ഒരു കാര്യം കൂടി ഉണ്ട് ഇപ്പോ വിദ്യാഭ്യാസമാണ് ഒരു വ്യക്തിയെ മാറ്റിയെടുക്കുന്നത്. വിദ്യ വരും തോറും അദ്ദേഹത്തിന്റെ ചിന്തകളും അദ്ദേഹത്തിന്റെ പെരുമാറ്റവും നല്ല രീതിക്ക് മാറും. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും.ആ അപ്പോ ഒരു വിദ്യ ഇല്ലാത്ത ആള് എന്ന് പറയുന്ന ആൾക്ക് അത്രത്തോളം ബോധമുണ്ടാകില്ല. എന്നാലും വിദ്യ കിട്ടിയിട്ടും ബോധമില്ലാത്ത ആളുകള് നമ്മളുടെ നാട്ടിലുണ്ട്. അത് വേറെ ഒരു കാര്യം.പക്ഷേ യഥാർഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എങ്ങനെ പെരുമാറണം എന്തു ചെയ്യണം എന്ന് കൂടി ഉള്ളതാണ് ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത്.അല്ലാതെ നമ്മൾ ഒരു ബിരുദം കൈവരിച്ചത് കൊണ്ട് മാത്രം വിദ്യാഭ്യാസം പൂർണമാകുന്നില്ല. അപ്പോ നമ്മളുടെ സ്വഭാവം കൂടി വിദ്യാഭ്യാസത്തി വിദ്യാഭ്യാസത്തിലൂടെ മാറേണ്ടിയിരിക്കുന്നു. ഇപ്പോ ഒരാളെ നമ്മള് കൊല്ലുന്നത്

പിടിച്ചു വെക്കുന്നത്. അത് തെറ്റാണ് ഇത് തെറ്റാണ് . തെറ്റും ശെരിയും എല്ലാം പടിപ്പിക്കുന്നത് വിദ്യാഭ്യാസമാണ്. അപ്പോ വിദ്യഭ്യാസം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പുസ്തകത്തിലോട്ട് ഒതുങ്ങണ്ട കാര്യമല്ല. അപ്പോ ഇതെല്ലാം വരുമ്പോഴാണ് നമ്മള് പൂർണ മനുഷ്യനായി മാറുന്നത്. ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങള്. അത് പോലെ തന്നെ നമ്മള് വിദ്യാഭ്യാസത്തിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന ജോലിയും തുടങ്ങീ എല്ലാം കൈവരിച്ചു വരുന്നത്.അത് പോലെ തന്നെ ഇപ്പോ ഒരു ബിരുദം എടുക്കാത്ത ആള് ഒരു ബിരുദം എടുത്ത ആളും തമ്മില് ചിലപ്പോ അറിവിന്റെ കാര്യത്തില് വളരെ വ്യത്യാസം ഉണ്ടാകും. ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പോ ഏലോൺ മോസ്ക് പോലുള്ള ബിരുദമെടുത്തിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് ബിരുദമെടുത്ത ആളെക്കാളും ഒരുപാട് എത്രയോ ഇരട്ടിയാണ് അദ്ദേഹത്തിന്റെ അറിവ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കലാലയത്തിലോ പോയി മാത്രം ലഭിക്കുന്ന ഒരു കാര്യമല്ല. വിദ്യാഭ്യാസം നമ്മള് പുസ്തകത്തിലൂടെയും പല കാര്യങ്ങളിലൂടെയും ആർജ്ജിച്ചു വരുന്ന ഒരു സംഭവമാണ്. നമ്മള് കാണുന്ന കാഴ്ചകളിലൂടെയും നമ്മള് വായിക്കുന്ന പുസ്തകത്തിലൂടെയും നമ്മളുടെ അനുഭവങ്ങളിലൂടെയൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതെ നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ വിദ്യാലയങ്ങളിൽ നിന്നും കലാലയങ്ങളിൽ നിന്നും മാത്രമല്ല അറിവും അനുഭവവും കിട്ടുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ പാഠപുസ്തകം . നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനും അതിൽനിന്നു പഠിക്കാനും സാധിക്കും അങ്ങനെ പടിക്കുന്നതിനോട് ഒപ്പംതന്നെ ആ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രയോഗികമായിട്ടു ഉപയോഗിക്കാൻ സാധിക്കും അതും ഒരുതരത്തിലുള്ള വിദ്യാഭ്യാസം തന്നെയാണ് പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലൂടെ നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ജീവിതത്തെ എങ്ങനെ നോക്കികാണണം നമ്മൾ എന്ത് ശരി എന്ത് തെറ്റ് എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന കാര്യങ്ങൾക്കൊപ്പം തന്നെ പ്രയോഗികമായിട്ട് എങ്ങനെ മുന്നോട്ടു പോവാൻ സാധിക്കും എന്നും കൂടി പഠിപ്പിച്ചു താരം നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് സാധിക്കണം വിദ്യാഭ്യാസം രീതി വിദ്യാഭ്യാസം നമ്മളെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടാതെ പോയ പല കാര്യങ്ങളുണ്ട് ഇങ്ങിനെപ്രയോഗികികമായിട്ടു നമുക്ക് നമ്മൾ പ്രയോഗികജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ തന്നെ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താതെ കാര്യങ്ങളാണ് . അതൊക്കെ കിട്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്നാണ് നമ്മുടെ അനുഭവങ്ങളിൽ നിന്നാണ് പിന്നെ നമ്മൾ പഠിക്കുന്ന സ്ഥലങ്ങൾ ആ സ്ഥലങ്ങൾക്കും അതിന്റെതായ പ്രത്യേകതകൾ ഉണ്ട് നല്ല വിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ നല്ല അധ്യാപകർ പഠിപ്പിക്കുന്ന വിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെതായ ഗുണം കിട്ടും ആഹ് പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ട് പോകുന്നവരും ഉണ്ട് പഠിക്കുന്ന കുട്ടികൾ നന്നാവണം അവർ എന്തെങ്കിലുമൊക്കെ നേടണം ജീവിതത്തിൽ എന്ന് വിചാരിച്ചു പഠിപ്പിക്കുന്നവരും ഉണ്ട് നമ്മളെ പഠിപ്പിക്കുന്നവരുടെ ഒരു മനസ്ഥിതി അനുസരിച്ചിരിക്കും നമ്മക്ക് വിദ്യാഭ്യാസത്തിൽ നിന്നും കിട്ടുന്ന അറിവുകൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് നമ്മൾ നേടുന്ന കാര്യങ്ങളുടെ മൂല്യം അതനുസരിച്ചു മാറിക്കൊണ്ടിരിക്കും നമ്മൾ പഠിക്കുന്ന ഒരു അന്തരീക്ഷം അവിടുന്ന് നമ്മൾ പഠിക്കുന്ന കാര്യം

നമ്മൾ ഇടപെടുന്ന ആളുകൾ അവിടുന്നൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വിദ്യാഭ്യാസം തന്നെയാണ് അങ്ങനെ ആർജ്ജിച്ച അറിവ് കൊണ്ട് മാത്രമേ ഒരാൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ അപ്പം നമ്മുടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾക്കും പഠിക്കുന്ന സ്ഥലങ്ങൾക്കും അതിന്റെതായിട്ടുള്ള നമ്മുടെ വ്യക്തി ജീവിതത്തെ വ്യക്തി വികസനത്തെ അത് വളരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് . അപ്പോൾ നമ്മൾ സ്ഥലത്തു പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെതായ ഗുണം കിട്ടും അത്പോലെ തന്നെ വിദ്യാഭ്യാസം നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് കാര്യങ്ങള് കൊണ്ടത്തരും. ഈ വിദ്യ നമ്മളെടുക്കുന്ന ബിരുദം അതെല്ലാ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നല്ല ജോലികളും നല്ല കച്ചവടത്തിലോട്ട് കേറാനും തുടങ്ങിയുള്ള ഒരുപാട് ഉപകാരങ്ങള്